നല്ല വിശേഷം ഇമ്മടെ കൊച്ചിനെ ഒരു പ്രോജക്ട്ന് വേണ്ടീട്ടൊരു ഈ ഗവേണൻസിനെ കുറിച്ച് ഒരു പ്രോജക്ടീയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പതിന്റൊരു ഡീറ്റെയിൽസൊക്കൊന്നറിയാവോ ഒന്നു പറഞ്ഞെരോ.

ആ *നോട്ട്‌ ക്ലിയർ* മോന് സ്കൂളിന്ലെ ഇപ്പോ പിള്ളേര് *നോട്ട്‌ ക്ലിയർ*. ആ *നോട്ട്‌ ക്ലിയർ* പ്രോജക്ടിനാ. ആ സ്കൂളില് പിള്ളേർക്കങ്ങനെ പല കാര്യങ്ങളുണ്ട് പിന്നെ കുറെയൊക്കെ പഠിക്കാനും. ആ നോട്ട്‌ ക്ലിയർ ഇപ്പ നം നമ്മളും ഇതൊക്കെ പഠിക്കേണ്ടവസ്ഥയായി.

ഉം ആ നല്ല കാര്യമല്ലേ നമ്മളും പഠിക്കും പിള്ളേരും പഠിക്കും. ആ ആനമുക്കൊരറിവ് കിട്ടും കുട്ടിയാള് പഠിക്കുമ്പോ.

അതിനെ കുറിച്ചിട്ട് *നോട്ട്‌ ക്ലിയർ* അതിനെക്കുറിച്ചിപ്പം പിഎസ്സി എക്സാമിനൊക്കെ അത് ചോദിക്കുന്നുണ്ടെന്നാ കേട്ടത് *നോട്ട്‌ ക്ലിയർ*.

ഉം അത് ഈ ഗവേണൻസെന്നു പറഞ്ഞാ എനിക്ക് വല്ല്യ അറിവൊന്നും ഇല്ല എന്നാലും ഏ എനിക്ക് ഇത് ഇച്ചിരിയൊക്കെ കാര്യങ്ങളിൽ ഞാൻ കേട്ടും കണ്ടും *നോട്ട്‌ ക്ലിയർ* അറിഞ്ഞതില് കേട്ടതിൽ നിന്നൊക്കെയൊള്ളതിന്റെ ഒരു ശകലം ഞാൻ അടുത്തു പറഞ്ഞാ ആ ഇപ്പോ നമ്മള് ആ ഒരു ഈ പണ്ടത്തേനേക്കായിലും ഇപ്പോ നമ്മളൊരു വിവരാവകാശമുണ്ടല്ലോ.

നമ്മൾ പഞ്ചായത്തില്, വില്ലേജില്, അല്ലെങ്കി വേറെ എവിടെയെങ്കിലൊക്കെ നമ്മൾക്ക് നമ്മളൊരു ഇപ്പോ ഒരു ആപ്ലിക്കേഷൻ കൊടുക്ക എന്തെങ്കിലൊരു ആവശ്യത്തിന് നമ്മളെ ഇത് കൊടുക്കാന്നു വച്ചോ *നോട്ട്‌ ക്ലിയർ* ഉം അപ്പോ അത് നമുക്ക് സമയത്തിന് കിട്ടിയില്ല.

അതുപോലെ വിവരാവകാശത്തിന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്ത നമുക്ക് പൂർണ്ണമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് നമ്മുടെ പേപ്പർ എന്തുകൊണ്ട് മുന്നോട്ടു പോയില്ല എന്നൊക്കെയുള്ളത് നമുക്ക് അതിൽ അറിയാൻ പറ്റും. അങ്ങനെയൊരു വിവര അവകാശ നിയമമുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. ഗവൺമെന്റിന്റെ കീഴിലുള്ള സകല കാര്യങ്ങളും ഒരു പൗരന് അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ആർക്കും അറിയാനുള്ള ഒരു അവകാശം.

*നോട്ട്‌ ക്ലിയർ* അങ്ങനെ അതൊരു അവകാശം. ഇവിടുന്ന് പറഞ്ഞാ മാതിരി ഈ ഗവൺന്സ് എന്ന് പറഞ്ഞാ.

വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂ കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു ജീവിതമില്ല.

ഉം ഈ ഐടി ഫീൽഡ് ഒക്കെ അപ്പോ ഇതിൽ വരുമായിരിക്കും അല്ലേ?

ആ എല്ലാറ്റിനും ഇപ്പോ കമ്പ്യൂട്ടർ ആണ് മൊത്തം അല്ലേ?

ചെയ്യത്തില്ല. ഏ എല്ലാ സാധനോം ഇപ്പോ നമ്മൾ വീട്ടിൽ നോട്ട്‌ ക്ലിയർ ചെയ്യാൻ പോലും മടിയുള്ളവരാണ് ഇപ്പോഴത്തെ സ്ത്രീകൾ അല്ലെ?

ഈ പ്രൊജക്റ്റ് കുഞ്ഞ് തന്നെ ചെയ്യേണ്ടതാ മനസ്സിലായോ? കുഞ്ഞിനോക്കെ നമ്മൾ അതിലൊരു ജസ്റ്റ് ഒരു ഹെൽപ്പ് മാത്രേ പാടുള്ളൂന്നാണ് വപ്പ്. പക്ഷേ നോട്ട്‌ ക്ലിയർ ഇപ്പോ ഇത്രയും കുഞ്ഞ് ചെയ്യേണ്ട നമ്മളാണ് ചെയ്തുകൊടുക്കാ എന്ന് വിചാരിക്കുന്നത് ഇല്ലേ?

ആ ഹാ അതാണ് ഒരു ഉപഭോക്തൃ സംസ്കാരം നമുക്കെല്ലാം നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് *നോട്ട്‌ ക്ലിയർ* നമുക്ക് കിട്ടണം നമ്മൾ അത് എടുത്ത് *നോട്ട്‌ ക്ലിയർ* പിന്നെ പിന്നെ ഒക്കെ ഉപരിയായിട്ട് വേറെയൊരു കാര്യം കൂടിണ്ട് നമ്മൾ ഒരു ആത്മവിശ്വാസത്തോട് കൂടി നമ്മളൊരു ഒരു നമ്മൾ ആരോട് സംസാരിച്ചാലും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വേണം. സംസാരിക്കാൻ.

ഇതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകള്ളുണ്ട് ഒരു ഈ കാര്യങ്ങൾ ഈ ഇങ്ങനെയുള്ള ചോദ്യാ ഇപ്പോ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ നമ്മൾ എല്ലാ ഫോർമാലിറ്റീസും പൂരിപ്പിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യാണ്. അതേപോലെ തന്നെ ആധാറ്.ആധാറ് എന്ന് പറഞ്ഞാ നമ്മൾക്കാണ് ഇന്ത്യക്കാർക്കാണ് ഈ ആധാറ് വളരെ നിർബന്ധാക്കിയിരിക്കുന്നേ. *നോട്ട്‌ ക്ലിയർ* പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് പോലും ഉണ്ട് ആധാർ ഇല്ലേ?

അപ്പോ അങ്ങനെ നമ്മൾക്ക് വേണ്ടുന്ന ഗവണ്മെന്റിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങൾ ടാക്സുകളുടെ രംഗത്ത്ആണെങ്കിലും ബിസിനസ് രംഗത്ത് ആണെങ്കിലും. എന്തെല്ലാം ഇത് വളരെ ഈസിയായിട്ട് സാധാരണക്കാരനിലോട്ട് എത്തിക്കാ. സാധാരണക്കാര്.

അപ്പോ ഒരു ജനകീയ മുഖാണല്ലേ? ഉം അതേ *നോട്ട്‌ ക്ലിയർ* നമ്മൾ പറയുന്നത് ജനകീയം എന്നൊക്കെയാണ് പറയുന്നേ. പക്ഷേ ഇതൊക്കെ വളരെ എന്താ പറയാ നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ. ഈ ഇന്ത്യക്കാര് നോട്ട്‌ ക്ലിയർ ഇവിടെ ആർക്കും ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല.

ഈ ജനന മരണ രെജിസ്ട്രാഷന്റെ ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുവല്ലേ.

ഉം ഒരു ഡിജിറ്റൽ സാക്ഷരത ല്ലെ ചുരുക്കി പറഞ്ഞാല് ഉം.

ആ എന്നും വെണമെങ്കിൽ പറയാം അത് കൊണ്ട്വന്നിരിക്കുന്നത് ഇതിലൂടെയാണ് അപ്പൊ നമ്മളറിയേണ്ട കാര്യങ്ങൾ നമ്മളറിയുന്ന നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നുപക്ഷെ ഇത് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടി കറപ്റ്റട് ആയിട്ടുള്ള ആള് ക്കാര് കൂടുതലായത് കൊണ്ട് ഇതെന്നും കാര്യത്തിലങ്ങോട്ട് പ്രാവർത്തികം ആക്കുന്നില്ല ആവുന്നില്ലഎന്ന് വേണം പറയാൻ അങ്ങനെയൊരു വിഷയമാണ് ഉള്ളത്.

*നോട്ട്‌ ക്ലിയർ* എന്തായാലും കുഞ്ഞിന് ഏ നല്ല രീതീല് *നോട്ട്‌ ക്ലിയർ* ഇപ്പൊ ഞാൻ എനിക്ക് ഞാനിതില് വല്ല്യ ആ എന്താ പറയാ *നോട്ട്‌ ക്ലിയർ* ആയ ആളൊന്നുമല്ല.

ആ എന്തായാലും ഏ ഒരു കൊച്ചു ഒരു ചെറിയ ഒരു ഇത് മതി അവർക്ക് പ്രോജെക്ടില് വലിയ പ്രോജെക്ടന്നുമല്ല.

ആ ആ *നോട്ട്‌ ക്ലിയർ*.

*നോട്ട്‌ ക്ലിയർ* ഒരു സാധനം എന്തെങ്കിലും നമ്മള് വാങ്ങി വാങ്ങിക്കാൻ ചെന്നാൽ നമ്മള് ആള് പറയാണ് ആ സ്ഥലത്തു ആ സാധനം കിട്ടുമെന്ന് അപ്പൊ മറ്റൊരാള് പറയാതെ തന്നെ ഇപ്പൊ ഈ എല്ലാം ഗൂഗിളാണല്ലോ പറഞ്ഞുതരുന്നത് ഗൂഗിളില്‍ നോക്കാ ഇവിടെ എവിടെയെങ്കിലും പോവണമെങ്കിൽ നമ്മൾ ഗൂഗിൾ നോട് പറയ് ഇന്ന സ്ഥലത്ത് പോണം അപ്പൊ അത് നമ്മുക്ക് വഴി കാണിച്ച് തരും എന്ന് പറഞ്ഞ പോലെ ഇത് ഒരു വഴികാട്ടി.

ആ അതെ അതെ ആ ഉം.

മനസ്സിലായോ ഇതൊരു വഴി കാട്ടി *നോട്ട്‌ ക്ലിയർ* നമ്മള് ഗവൺമെന്റ്സിന് നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെ കൊണ്ട്പോണംന്നുള്ളത് *നോട്ട്‌ ക്ലിയർ* നമുക്ക് അവരുടെ ആവശ്യം വരുന്നുള്ളു എന്നത് കാണിക്കുന്നു ഒരു വഴികാട്ടിയായിട്ട് നമുക്ക് ഇഗവേണന്‍സിനെ നമുക്ക് കാണാം.

എന്നിട്ട് ഉം ഇതൊക്കെ നമ്മള് കൊറച്ച് അറിഞ്ഞിരുന്നാല് നമ്മക്ക് എന്തെങ്കിലും ആവശ്യം വന്നാല് അല്ലെങ്കിൽ നമ്മള് ആരെങ്കിലും നമ്മളോട് ചോദിക്കാണ് *നോട്ട്‌ ക്ലിയർ* ഇല്ലേ *നോട്ട്‌ ക്ലിയർ*.

ഇതിപ്പോ ഇങ്ങനെ പ്രൊജക്റ്റ് ഒക്കെ തയ്യാറാക്കുമ്പളെ നമുക്കും അതില് ഇതൊക്ക തിരിച്ചറിയേണെ.

*നോട്ട്‌ ക്ലിയർ* നമുക്ക് നമുക്ക് കുട്ടികള് ഒരുപാട് കാര്യങ്ങള് കുട്ടികള് പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റാറുണ്ട് അതുപോലെതന്നെ നമ്മക്കറിയാവുന്ന കൊറച്ചു കൊറച്ചു കാര്യങ്ങള് ജസ്റ് കുട്ടികൾക്കറിയുന്നത്ര നമ്മളറിയാറില്ല.

ഇ ഗവേണൻസ് എന്നൊക്കെ കേക്കുമ്പഴേ ഇത്ര സിമ്പിൾ ആണെന്ന് നമ്മള് അറിയുന്നില്ലല്ലോ എന്തോ വലിയ സംഭവാണ് നമ്മക്ക് അറിയാത്തതാണ് എന്നൊക്കെ വിചാരിക്കും.

അതിപ്പോ ആ ഗീത പറയുമ്പഴാണ് ഇത്രെയും സിമ്പിൾ ആണെന്ന് അറിയുന്നെ.

ആ അപ്പഴ് ഞാനിന്നാല് ഇത് വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കട്ടെ ട്ടൊ ആ കുഞ്ഞ് ആ ഒണ്ടാക്കി കൊടുക്ക് *നോട്ട്‌ ക്ലിയർ*. ആ ആ ആ ആ ശെരി ഉം.